hello നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അഹ് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തെന്നുവച്ചാൽ അഹ് tsunami യെ കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മുക്ക് സുനാമി എന്താണെന്ന് നോക്കാം. കടലിലെയും മറ്റു ജലത്തിൽ വൻ തോതിൽ സ്ഥാന ചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീകരമായ തിരകളെയാണ് നമ്മൾ tsunami എന്ന് വിളിക്കുന്നത്. tsunami പോലെ തന്നെ മറ്റുള്ളതാണ് ഭൂമി കുലുക്കം.

കഴിവുള്ള കാരണങ്ങൾ ആണ് എന്ന് തന്നെ നമ്മുക്ക് അറിയാവുന്നതാണ്. tsunami കൾ തിരിച്ചറിയപ്പെടാത്തത്ര ചെറുതും അങ്ങേയറ്റം നാശ നഷ്ടങ്ങൾ ഉണ്ടാക്കാവുന്നത്ര വലുതുമാകാം. greek ചരിത്രകാരനായ സുസി ആദ്യമായി tsunami യെ സമുദ്രാന്തർ ഭൂകമ്പങ്ങളായി ബന്ധപെടുത്തിയത്. ഇരുപതാം നൂറ്റാണ്ട് വരെ tsunami യെ പറ്റി വളരെ ചെറിയ തോതിൽ മാത്രമേ അറിവുണ്ടായിരുന്നുള്ളു.

കൂടുതലും ആഹ് peak തുച്ഛവുമായിരിക്കും. അതിനാൽ തന്നെ ഒരു tsunami കടന്നുപോകുന്നത് ഉൾക്കടലിൽ കപ്പലിൽ ഉള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ചെറിയൊരു ഉയർച്ചയും താഴ്ചയും കടന്ന് പോയതായി മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു. എന്നാൽ കരയോട് അടുക്കും തോറും തരംഗ ദൈർഘ്യം വേഗത എന്നിവ കുറയുകയും ആഹ് ഉയരം അനേകം മടങ്ങ് കൂടുകയുമാണ് ചെയ്യുന്നത്. ഇനി നമ്മുക്ക് tsunami ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമുദ്രത്തിന്റെ അടിത്തട്ട്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 ആഹ് ലംബ ദിശയിലുള്ള വൻ ചലനങ്ങൾ നടക്കുക. ഇത്തരം ഫലകങ്ങൾ തമ്മിൽ ഉരസ്സി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ tsunami ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. ആഹ് സമുദ്ര ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും അഗ്നിപർവത ശേഷികളുടെ പതനവും എല്ലാം അതിന് മുകളിലുള്ള ആഹ് ജലകണ്ടത്തിൽ വൻ തോതിൽ ഇളക്കാൻ പര്യാപ്തമാകും അതുപോലെ സമുദ്രത്തിനിടയിൽ ഒരു വലിയ അഗ്നിപർവതം പൊട്ടിത്തെറിക്കുന്നത് മൂലവും ആഹ് tsunami ഉണ്ടാകുമെന്നാണ് ആഹ് പഠന റിപോർട്ടുകൾ പറയുന്നത്. ഉയർത്തപ്പെട്ട ജലം ഗുരുത്വാകർഷക ബലം മൂലം താഴുമ്പോൾ തരികൾ രൂപപ്പെടുന്നു ഈ തിരകൾ ആഹ് തരികൾ എന്നും എന്ന് പറയുന്നുണ്ട്. ആഹ് സമുദ്രത്തിലൂടെ ആഹ് ചുറ്റുപാടും ഇത് സഞ്ചരിക്കുകയാണ് ആഹ് ചെയ്യുന്നത്. ഇതിന്റെ സവിശേഷതകളാണ് അടുത്തതായി ആഹ് പറയുന്നത്. tsunami യെ ഒരു ഭീകരമായ തിര എന്ന് പറയാൻ പറ്റില്ല പകരം ചേരുന്ന വിശേഷണം തുടർച്ചയായി ആഹ് ദ്രുതഗതിയിൽ വേലിയേറ്റം എന്നാണ് ഈ യേറ്റം എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി മാറ്റി കരയിലേക്ക് കുതിച്ച് കേറും ആദ്യത്തെ കയറ്റത്തിന് പിന്നാലെ വരുന്ന അളവിലാതത്ര വെള്ളമാണ് എല്ലാ നാശനഷ്ടങ്ങളും വരുത്തി വെക്കുന്നത് കടലിൽ ജല നിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കും. അത് കരയിലേക്ക് അതിവേഗത്തിൽ ആഹ് ഒഴുകി കയറുകയും ചെയ്യും. വെള്ളത്തിന്റെ അതിശക്തമായ തള്ളലിൽ കെട്ടി കിടക്കുന്ന മുന്നിൽ പെടുന്ന എന്തും തകർന്ന് തരിപ്പണമാകും.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 ഉള്ളത് കൊണ്ട് ഇവ കടൽ തീരങ്ങളുടെ വൻ തോതിൽ നാശത്തിന് കാരണമാകുന്നു. മറ്റുതിരകളെ അപേക്ഷിച്ച് tsunami വളരെ അധികം വ്യത്യാസ~വ്യത്യാസ പെട്ടിരിക്കുന്നു. അളവറ്റ ഊർജം അതിവേഗത്തിൽ ആഹ് സമുദ്രങ്ങളെ താണ്ടി ഒട്ടും ഊർജ നഷ്ടമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. അഹ് ഉൽഭവ കേന്ദ്രത്തിൽ നിന്നും ആയിരകണക്കിന്

അടുത്ത ഓളതളപ്പ് എത്തുന്നതിനുള്ള സമയം ഇത് minute കൾ തൊട്ട് മണിക്കൂറുകൾ വരെ ആകാം. വളരെ നീണ്ട തരംഗദൈർഘ്യവും kilometer ുകളോളം tsunami ക്കുണ്ടാകും. സാധാരണ കാറ്റുമൂലമുണ്ടാകുന്ന തിരകളിൽ നിന്നുള്ള പ്രധാന വ്യത്യാസവുമാണിത്. ഒരു tsunami യുടെ ഉയരം ഉൾക്കടലിൽ സാധാരണഗതിയിൽ ഒരു meter ൽ താഴെയായിരിക്കും. അതിനാൽ തന്നെ കപ്പലുകളിൽ യാത്ര ചെയ്യുന്നവർ tsunami കടന്നുപോകുന്നത് അറിയുകയില്ല. tsunami യുടെ ഏകദേശ വേഗത മണിക്കൂറിൽ അഞ്ഞൂറിന്മേൽ വരും. ആഹ് കരയോടടുക്കുംതോറും കടലിന്റെ ആഴം കുറയുകയും അതിനാൽ tsunami യുടെ വേഗത ഗണ്യമാവുകയും ചെയ്യുന്നു. അപ്രകാരം വേഗവും തരംഗദൈർഘ്യവും കുറയുന്നതോടെ തിരകളുടെ നീളം കുറഞ്ഞ് ഉയരം കൂടാൻ തുടങ്ങുന്നു. ആ മുന്നറിയിപ്പുകളും മുൻകരുതലുകളും നമുക്ക് tsunami ആഹ് വരുന്നതിനായി എടുക്കാവുന്നതാണ്. ആഹ് ഭാരതത്തിലെ ആദ്യത്തെ tsunami മുന്നറിയിപ്പ് സംവിധാനം ആഹ് രണ്ടായിരത്തിഏഴ് october ഒന്ന് മുതൽ ഹൈദരാബാദിൽ ആഹ് ആരംഭിച്ചു അഹ് INCOIS എന്ന ചുരുക്ക പേരിലാണ് ഈ പദ്ധതി ആഹ് ഹൈദരാബാദിൽ അറിയപ്പെട്ടിരുന്നത് ആൻഡമാൻ നിക്കോബാർ ആഹ് ദ്വീപിലെ National Institute Of Technology സ്ഥാപിച്ച tsunami മുന്നറിയിപ്പ് സംവിധാനം ഭൂക~ഭൂകമ്പമുണ്ടായി എന്ന് minute നകം സു~ tsunami പ്രവചിക്കാൻ ആഹ് സാധിക്കും. ഇതൊക്കെ തന്നെയാണ് ആഹ് tsunami ക്കുള്ള പ്രധാന കാരണങ്ങളും tsunami ആഹ് എന്ന വാക്ക് എവിടെ നിന്നാണ് എന്ന് ഉത്ഭവിച്ചതെന്നുള്ള നമ്മൾക്കെല്ലാം ആഹ് ഇവർ ആഹ് പഠന report കളെല്ലാം അറിയിച്ചു തന്നിരുന്നത്. ആഹ് മാത്രമല്ല tsunami ആഹ് പോലെ തന്നെ മറ്റൊരു നാശനഷ്ടമാണ് ആഹ് ഭൂകമ്പം തന്നെ ആഹ് ഭൂകമ്പം വളരെ അധികം ആഹ് അപകടകാരിയായ ഒന്ന് തന്നെയാണ്. ആഹ് മാത്രമല്ല ഇപ്പോൾ തന്നെ നമ്മുടെ ആഹ് പല രാജ്യങ്ങളിലുമുണ്ടായി~കൊണ്ടിരുന്ന ഉണ്ടായികൊണ്ടിരുന്നതാണ് ഭൂകമ്പവും അതിൽ വലിയ അഹ് നാശനഷ്ടങ്ങളാണ് നമ്മുക്ക് മുന്നിൽ അഹ് അവർ കാണിച്ച് തന്നിരുന്നത്. ആഹ് അധികം മരണ നിരക്കും സംഭവിച്ചിരുന്നത് ഈ ഭൂകമ്പത്തിലൂടെ ഒക്കെതന്നെയാണ്. ആഹ് ഭൂകമ്പം നമ്മളെ തന്നെ വളരെ അധികം ആഹ് നാശനഷ്ടത്തിലേക്കും ദുരിതപൂർണമായ ജീവിതത്തിലേക്കും ആഹ് നയിച്ചിരുന്നു. അഹ് ഭൂക~ഭൂകമ്പത്തിനാൽ ആഹ് വളരെ അധികം മരണങ്ങളാണ് ആഹ് സംഭവിച്ചിരുന്നത്. ഈ കാലത്ത് തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ആഹ് രാജ്യമായ സിറിയയിൽ തന്നെ അഹ് ഭൂകമ്പമാണ് ഏറ്റവും കൂടുതൽ ആഹ് ഉണ്ടായിരുന്നത്. ഭൂകമ്പത്തിലും വളരെ അധികം പേർക്ക് ആഹ് ആഹ് വളരെ അധികം പേർ മരിക്കുകയും ആഹ് പല ആഹ് കെട്ടിടങ്ങളും പല നാശനഷ്ടങ്ങളും നമ്മുക്ക് ഭൂകമ്പത്തിലൂടെ ആഹ് ഉണ്ടായിരുന്നതാണ്. ആഹ് അത് പോലെ തന്നെ മറ്റൊരു ഇതാണ് ആഹ് tsunami യുമായി ബന്ധപ്പെട്ട മറ്റൊരു ആഹ് ദുരന്തമാണ് ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ചുഴലിക്കാറ്റ് തന്നെ ക~കടലിൽ നിന്ന് ആഹ് തിരമലായായി വരുന്നതാണ്. ഇത് തന്നെ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ആഹ് ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നത് ആഹ് ചുഴലിക്കാറ്റ് മൂലവും നമ്മുക്ക് വളരെ അധികം ആഹ് അപകടാവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് നമ്മൾ എല്ലാം തന്നെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടിരിക്കുന്ന മറ്റൊരു ആഹ് കാര്യമാണ് ആഹ് നമ്മൾ അഹ് ശ്രദ്ധാപൂർവമായി ആഹ് നടക്കുക. എല്ലാം തന്നെ നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് ഉണ്ടായിരിക്കുന്നത് ആഹ് പിന്നെ ഇത് പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് tsunami യും ആഹ് അതെ പോലെ ചുഴലിക്കാറ്റ്, ഭൂകമ്പം ഇവയല്ലാം തന്നെ നമ്മൾ ആഹ് കൂടുതലായും ഭയപ്പെടേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആഹ് ഭൂകമ്പത്തിനാലും അഹ് tsunami യാലും ഒട്ടനവധി ആഹ് ജീവനാണ് നമ്മൾ നിന്നും ആഹ് പോയിക്കൊണ്ടിരിക്കുന്നത് ആഹ് ചുഴലി കാറ്റ് എല്ലാം തന്നെ നമ്മുടെ ജീവൻ തന്നെ അപകടാവസ്ഥയിലാക്കുന്നത് തന്നെയാണ് ആഹ് ഇത് മൂലമായി നമ്മൾ ആഹ് വളരെ അധികം ശ്രദ്ധ ചിലത്തേണ്ടിയിരിക്കുന്നു. ഈ ആഹ് ദുരിതാവസ്ഥയിൽ നിന്ന് ഭൂമിയിലുണ്ടാകുന്ന വൻ നാശനഷ്ടങ്ങളൊക്കെ ഇതുതന്നെയാണ്. ഇതെല്ലാം നമ്മൾ ആഹ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ഇത്രെയും പറഞ്ഞു കൊണ്ട് ഞാൻ ഈ വിഷയത്തെ പറ്റി അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ആഹ് നമുക്ക് അടുത്ത വിഷയ വുമായി

പഠിച്ചു തീർക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സ്യ്ലേം നിങ്ങളെ കൂടെ തന്നെയുണ്ട് so നിങ്ങളൊക്കെ തയ്യാറാണെങ്കിൽ comment box ൽ ഒന്ന് തീയൊക്കെ പാറിച്ചുകൊണ്ട് നമുക്കെന്തു ചെയ്യാം class ലേക്ക് കടക്കാം വളരെ വേഗത്തിൽ തന്നെ comment box ൽ നിങ്ങളുടെ ലെ എന്താണ് വളരെ ശക്തമായിട്ടിള്ള ഒരു ഒരു ഒരു എന്താണ് തീയൊക്കെ അങ്ങോട്ട് പാറട്ടെ ഏർ കുറച്ചു സമയം ഞാൻ class എടുക്കും നിങ്ങളെ പ്രിയപ്പെട്ട sir ഇവിടെ ണ്ട് കൊറച്ച് സമയം കഴിഞ്ഞാൽ ആര് വരും sir ഉം വരും maths ഉം social ഉം ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലിയൊരു area അതായത് പ്രധാനപ്പെട്ട ഇത്രയും കാലം ചോദിച്ച exam ന് ചോദിച്ച പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ആയിട്ടാണ് ലെ ഞാൻ എന്ത് ചെയ്തിട്ടിള്ളത് നിങ്ങളെ മുൻപിലേക്ക്‌ വന്നിട്ടിള്ളത് അത് പോലൊരു twenty five question നുമായിട്ട് ആരു ഉണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട sir ഉം വരും so ഇത്തരം നിങ്ങൾക്ക് നല്ല mark ഒക്കെ score ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒറപ്പായിട്ടും നിങ്ങൾ ഈ class കണ്ടിരിക്കണം so ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ class group കളിലേക്ക് share ചെയ്ത ആൾക്കാർ എത്ര പേരിണ്ട് share ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് hand raise ചെയ്തള നിങ്ങൾ മിടുക്കന്മാരാണെന്ന് എനിക്കറിയാം നിങ്ങള് ചെയ്യുമെന്നും എനിക്കറിയാം so വേഗത്തില് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ share ചെയ്യുക then നമുക്കെന്തെയ്യാം നമ്മുടെ class ലേക്ക് കടക്കാം നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കാനിണ്ട് full ല്ലെ നല്ല അടിപൊളിയായിട്ട് നല്ല vibe ആയിട്ടൊക്കെ നമുക്ക് പോവാം okay കേരള ബ്ലാസ്റ്റേഴ്സ് ലെ fans club ലെ നമ്മടെ കേരള ബ്ലാസ്റ്റേഴ്സ്ൻ്റെ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ പറയൂ നിങ്ങള അഭിപ്രായം കേൾക്കട്ടെ നമ്മൾ social science ആണല്ലോ നമ്മളെ team നോട് ചെയ്തത് ല്ലെ ശരിക്കും എന്താണ് സുനിൽ ഛേത്രിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്താണോ ഇനി ഈ പറയുന്നത് എന്താണോ അതുപോലും അറിയാത്ത കുറച്ച് ആൾക്കാർ ഉണ്ട് ല്ലെ എന്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങൾ അറിയാത്ത ആൾക്കാരൊക്കെ ഇണ്ടാവൂലെ ശരി ഇനി നിങ്ങളൊക്കെ ചെയ്തു എന്ന് എനിക്കറിയാം so so നമുക്ക് നമ്മുടെ class ലേക്ക് ഒക്കെ കടക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ എല്ലാവരും തന്നെ വളരെ correct ആയിട്ട് വേഗത്തിൽ തന്നെ വര okay ഒന്ന് full black ആക്കികോളൂട്ടോ complete black

twentieth നാണല്ലേ ഇരുപതാം തീയതിയാണ് നമുക്ക് കുറച്ചു സമയങ്ങൾ ബാക്കിയുണ്ടല്ലേ ഇരുപതാം തീയതിയിലേക്ക് നമുക്ക് കുറച്ചൂടി എന്ത് ഇണ്ട് time ഒക്കെ ബാക്കിയിണ്ട് പക്ഷെ നമുക്ക് പഠിച്ചു തുടങ്ങണം so നമ്മൾ അതിന്റെ ഒരു ആദ്യ പടി എന്നിള്ള രീതിയിലാണ് ല്ലെ എന്തെയ്യണത് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞവർഷം two thousand twenty two twenty ല്ലെ nineteen eighteen ഈ വർഷങ്ങളിലൊക്കെ ള്ള question papers ലെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഞാൻ നോക്കിന്ന സമയത്ത് two thousand twenty two അതായത് വർഷം നടന്നിട്ടുള്ള annual exam easy യ എളുപ്പള്ള questions ആ പക്ഷെ നിങ്ങൾ two thousand nineteen രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന question paper ഒന്ന് എടുത്ത് നോക്കിയാൽ ഭയങ്കര tough ആയിട്ടുള്ള ഒരു question ആ കാരണം നിങ്ങൾ ഏതൊക്കെ ഭാഗം പഠിക്കേണ്ട എന്ന് വിചാരിക്കുന്നോ ആ ഭാഗത്തു നിന്ന് ഒക്കെ എന്ത് ചെയ്തിട്ടിണ്ട് questions വന്നിട്ടിണ്ടെന്നാണ് പറീന്നത് okay so നിങ്ങള school ലൊക്കെ എല്ലാ class കളും അവസാനിച്ചോ teachers ഒക്കെ ആ class ഒക്കെ അവസാനിപ്പിച്ചോ complete school ഒക്കെ close എയ്‌തോ ഇനി നിങ്ങക്ക് class ഇണ്ടോ ഇപ്പൊ exam public exam ഇന്ന് മുതൽ start എയ്തല്ലേ പത്താം class കാർക്ക് അപ്പൊ നിങ്ങൾക്കു അത്പോലെ തന്നെ എന്താണ് നിങ്ങളെ ല്ലെ school ഒക്കെ എന്താണ് താൽക്കാലികമായിട്ട് എന്തെയുന്നു അവസാനിക്കുന്നു ninth നിന്ന് നിങ്ങൾ ഇത് വരെ ഉള്ള friends നെ ഒക്കെ മാറ്റി എന്തെയ്യുന്നു class ഒക്കെ മാറ്റിയോ നിങ്ങളെ എല്ലാവരെയും class ന്നൊക്കെ വേറെ class ലേക്ക് മാറ്റാൻ പോവല്ലേ ഈ പത്തിൽ എത്തുന്ന സമയത്ത് നിങ്ങളെ പഴയെ friends നൊക്കെ മാറീട്ട് പുതിയ friends ആവാൻ പോവാണ്

ആ okay ല്ലെ കാരണം black ൽ കാണുമ്പോ ഞാൻ കുറച്ചൂടെ glamour ആവൂന്ന് പലരും പറയാറുണ്ട് അത്കൊണ്ടാണ് ഞാൻ black ആക്കിയത് എന്നൊന്നും ഞാൻ പറീന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ പറയല്ലോ okay അപ്പൊ school close ചെയ്തു എന്ന് പറയുന്നു full time നിങ്ങളൊക്കെ കളിയുമായി നടക്കണ ആൾക്കാരാന്ന് പറയുന്നു ഞാൻ കഴിഞ്ഞ class ൽ പറഞ്ഞിട്ടുണ്ടോ ചെലപ്പോ നിങ്ങളെ ല്ലെ തീരെയൊന്നും അറിയില്ലെങ്കിലും തോൽപ്പിക്കാനുള്ള ഒരു വകുപ്പ് നിങ്ങളെ school കർക്കുണ്ട് ഏഴാം class അല്ല നിങ്ങൾ ninth ലാണ് പത്താം class ലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങക്കൊന്നും അറീല്ലെങ്കിൽ ninth ൽ തോൽപ്പിച്ചു കളഞ്ഞാൽ ഒരു വർഷം കൂടി എവിടെ ഇരിക്കേണ്ടിവരും ninth ൽ ഇരിക്കേണ്ടിവരും ല്ലെ നിങ്ങൾ എത്രപേര് ninth ൽ വീണ്ടും ഇരിക്കാൻ താത്പര്യപെടുന്നുണ്ട് ല്ലെ school ലൊക്കെ നിങ്ങൾ ninth ൽ വീണ്ടും ഇരിക്കുമ്പോ നിങ്ങളെ പലരും വിളിക്കില്ലെ മൂത്താപ്പ ന്ന് വിളിക്കുഅല്ലെ class ൽ

ഉറപ്പായിട്ടും അത് comment എയ്യ so നോക്കു നിങ്ങൾ നമുക്ക് പറയാൻ പോകുന്ന fifty most important questions ഏറ്റവും പ്രധാനപ്പെട്ട അമ്പതിൽ ഇരുപത്തിയഞ്ചെണ്ണം ല്ലെ ആദ്യത്തെ ഒരു ഭാഗം ഞാനും പിന്നെ നിങ്ങളെ sir ഉം വരും ല്ലെ okay so നമുക്ക് തുടങ്ങാ അല്ലേ നമുക്ക് തുടങ്ങല്ലേ ശരി നോക്കൂ നിങ്ങൾ first ചോദ്യം ഇതാണ് the most famous ruler of the

ആള ഭരണത്തിന്റെ പ്രേത്യേഗതകൾ എന്താണ് exam ന് ചോദിക്കും ചെലപ്പോ നാല് mark നോക്കെ ചോദിക്കും ആഹ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ എന്താണ് കുറച്ചെ ചോദിക്കുന്നുള്ളു അങ്ങനെ ഞാൻ പൂര്ണമായിട്ട് ഇപ്പൊ പറീന്നില്ല കാരണം നിങ്ങൾ എന്താണ് ആ ആദ്യ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ തീരെ മോശമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണ അത്യാവിശ്യം നല്ല ചോദ്യങ്ങൾ ആദ്യ ഭാഗത്തുന്ന് നമുക്ക് നോക്കാം essay വരെ എന്ത് ചെയ്തിട്ടിണ്ട് ഒരു പ്രാവശ്യം ല്ലെ ഏർ first term ലെ question essay ആയിട്ട് ചോദിച്ചിട്ടിണ്ട് okay so നിങ്ങൾ രണ്ട് k ആയിട്ടിണ്ട് വളരെ സന്തോഷം ഞാൻ എന്താച്ചാ വേഗം ചോദ്യത്തിലേക്ക് പോവാം ready അല്ലെ നിങ്ങൾ പഠിക്കണ്ടെ കുട്ടികൾ അല്ലെ നിങ്ങൾ അപ്പൊ ഹാറൂനൽ റഷീദ് നെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒക്കെ previous year ആയി ചോദിച്ച ചോദ്യമാണ് so ആദ്യം ഹാറൂനൽ റഷീദ് നിങ്ങൾ thousand and one ആയിരത്തിയൊന്ന് രാവുകൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടിണ്ടോ ആയിരത്തിയൊന്ന് രാവുകൾ അല്ലെങ്കിൽ thousand and one nights എന്ന് പറയുന്ന പുസ്തകം ആരെ കുറിച്ച് പറയുന്ന പുസ്തകമാണ് അത് ഹാറൂനൽ റഷീദിനെ കുറിച്ച് പറയുന്ന പുസ്തകമാണ് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ

ആ പുസ്തകം വായിച്ചിട്ടിള്ളത് ഏർ ആ പുസ്തകം നല്ല രസ വായിക്കാൻ കൊറേ നമ്മക്ക് ഇഷ്ടപെട്ട കൊറേ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അത് വായിച്ച് തൊടങ്ങി എന്റെ parents കണ്ടു ഇനി മേലാൽ ഈ പുസ്തകം വായിക്കരുതെന്ന് പറഞ്ഞതാണ് അത്കൊണ്ട് ഞാൻ ആ പുസ്തകം നിർത്തി നിങ്ങൾ ആരും വായിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം നോക്കു നിങ്ങൾ ഹാറൂനൽ റഷീദിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഒന്നാമത്തെ കാര്യം implemented many welfare measures ല്ലെ എന്താ ചെയ്തിട്ടുള്ളത്

ഭക്ഷണം ഇല്ലാത്ത ആൾക്കാർക്ക് ഭക്ഷണം ഇതൊക്കെ കൊടുത്തു ഹാറൂനൽ റഷീദ് hospitals were established in arabia for the first time അറേബ്യൻ നാടുകളിൽ ആദ്യമായിട്ട് ആശുപത്രികൾ ല്ലെ ഇത് ആശുപത്രികൾന്ന ഉള്ളത് ഇത് ആശുപത്രികൾ ന്നാണ് ട്ടോ okay അത് ഞാൻ type ചെയ്തു പോണ mistake ആണ് ഇടക്കിടക്ക police കാർക്ക് തെറ്റൊക്കെ പറ്റുവല്ലോ ആദ്യമായിട്ട് അറേബ്യയിൽ ല്ലെ എന്താണ് കൃത്യമായി hospital കൾ ഉണ്ടാക്കി

അതിനു പറയുന്ന പേരാണ് നിയമം എന്നാണ് പറയാം നിയമം എന്താന്ന് ചോദിച്ചാൽ ഇസ്ലാമിക നിയമം എന്താന്നെച്ചാൽ കട്ടാൽ കൈ വെട്ടണം ല്ലെ അത്തരത്തിലുള്ള strict ആയിട്ടുള്ള നിയമങ്ങളും ഹാറൂനൽ റഷീദ് കൊണ്ടുവന്നു

കാരണം അത്ര safe ആണ് ആ നാട് എന്ന് പറയുന്നത് അത്രെയും powerful ആയിട്ടുള്ള ruler ആയിരുന്നു അത്രെയും ശക്തനായ ആളായിരുന്നു ആര് ഹാറൂനൽ റഷീദ് and established a contact with holy roman empire വിശുദ്ധ റോമാ സാമ്രാജ്യവും ആയിട്ട് പ്രത്യേകിച്ചും എന്ന് പറയുന്ന ruler ഒക്കെ ആയിട്ട് ഹാറൂനൽ റഷീദിന് നല്ല connection ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട മൂന്ന് point comment ചെയ്യാൻ പറ്റുമോ നിങ്ങക്ക് പ്രധാനപ്പെട്ട മൂന്ന് point comment ചെയ്യാൻ പറ്റുമോ നിങ്ങക്ക് നമ്മടെ പ്രിയപ്പെട്ട sir നിങ്ങളോട് രണ്ടു കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞോളൂ അതില് ഒന്നാമത്തെ കാര്യം sir എ വേറെ level ആണ് പിള്ളേർ പിള്ളേർ ഒരു status ഇട്ട് share എയാൻ പറഞ്ഞതാണ് നമക്ക് three k അടിക്കണട three k എന്താ ആരെങ്കിലും ഇണ്ടോ എന്താ അതാ ചെയ്കിണ്ട് എനിക്കറീല എന്തായാലും കൊയപ്പില്ല മക്കളെ എല്ലാവരും ഒന്ന് പെട്ടെന്ന് status ഇട instagram ഒക്കെ ഇള്ള ആളുകൾ വേഗം പോയി instagram ൽ tag ചെയ്തോള ചെയ്യൂലെ re mention ചെയ്ത മതി ഒരു bgm ഒക്കെ ഇട്ടോ ട്ടോ പിന്നെ അതേപോലെ തന്നെ whatsapp ഒക്കെ ഇള്ള ആളുകൾ മൂന്ന് മൂന്ന് വര ഒക്കെ ഇട്ടിട്ട് വേണ്ട വേഗം പോയ് whatsapp ൽ set ആക്ക so രണ്ടായിരത്തി അന്നൂറിൽ നിന്നും നമുക്കത് മൂവായിരത്തിലേക്ക് എത്തണ്ടതുണ്ട് നിങ്ങൾ ആൾക്കാരെ കൂട്ടാം രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു നിങ്ങൾ ആളെ കൂട്ട രണ്ടും same ആണ് അപ്പൊ എന്തെയ്യ so വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടു തന്നെ വര ഈ കാര്യം നിങ്ങൾ പ്രധാനപ്പെട്ട നാലു point കൾ ല്ലെ നിങ്ങൾ എന്ത് ചെയ്യാ കൃത്യമായിട്ട് പറയാം ഹാറൂനൽ റഷീദിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് പഠിക്കാതെ നിങ്ങൾ പോകരുത് ഇതൊരു important question ആണ് രണ്ടാമത്തെ ചോദ്യത്തിന് ചോദ്യം ഇവിടെ കാണുന്നില്ലല്ലോ ചോദ്യം പോയ okay ചോദ്യം ഞാനിവിടെ type ചെയ്ത് തരാം ചോദ്യത്തിന് എന്തോ പറ്റിപ്പോയി എനിക്കറീല എന്താ ചോദ്യത്തിന് പറ്റിയെ എന്ന് ഇവിടൊരു ചോദ്യം ഇണ്ടായിരുന്നു ആ question അങ്ങോട്ട് കാണുന്നില്ല എന്തായാലും നമുക്ക് question നമുക്ക് എന്താണ് പറയാലോ ല്ലെ question ഒക്കെ നമുക്ക് simple ആയിട്ട് നമുക്ക് പറയാം നോക്കൂ നിങ്ങൾ ഇതാണാ ചോദ്യം ചോദ്യം ഇതാണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറയുംപോലെ ആ ചോദ്യം ഇതാണ് എന്താണ് ആ ചോദ്യം എന്ന് പറയുന്നത് നോക്കു നിങ്ങൾ

decline of decline of feudalism feudalism തകരാൻ ഉണ്ടായ കാരണം എത്രപേർക്ക് അറിയാം feudalism തകരാൻ ഉണ്ടായ കാരണം തകരാനുണ്ടായ കാരണം എന്താണ് ഇത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് feudalism എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും പ്രധാനമായും നിലനിന്നിരുന്ന ഒരു social system ആണ് ഒരു സാമൂഹിക വ്യവസ്ഥയെ so ചോദ്യം ഇതാണ് ഈ feudalism തകരാനുണ്ടായ കാരണം എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ച് വെക്കണം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് ഒറപ്പായിട്ടും ഒരു നാല് point എങ്കിലും പഠിച്ച് വെച്ചോ ഇത് ചോദിക്കാതെ പോവൂലാന്നിള്ളതാണ് agricultural production decreases due to climatic change എന്ത് സംഭവിച്ചു കാലാവസ്ഥ മാറിയ സമയത്ത് ല്ലെ കൃഷി അങ്ങ് തകർന്ന് പോവൂആണ് അതോടുകൂടിട്ട് feudalism feudalism എന്ന് പറയുന്നതെന്താണ് ഭൂമിയുമായി ബന്ധപ്പെട്ടു നിന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ land മായി base എയ്ത ഒരു system മാണ് so കൃഷി നശിച്ചതോടെ കൂടി എന്ത് സംഭവിച്ചു അവിടെ feudalism തകരാനുണ്ടായ കാരണമായി okay രണ്ട് എന്ന് പറയും ക്ഷാമമാണ് എന്താണ് ക്ഷാമം ന്ന് പറഞ്ഞാൽ ല്ലെ ഭക്ഷണം കൃഷി നശിച്ചു പോയ പിന്നെ ഭക്ഷണം ഇല്ലല്ലോ അടുത്ത point okay നിങ്ങൾ കേട്ടിട്ടില്ല plague എന്ന് പറയുന്നത് ഒരു പകർച്ച വ്യാധിയാണ് ആൾക്കാർ മരിച്ചു പോവാൻ തുടങ്ങി അതും feudalism തകരാൻ കാരണമായി ന്ന് വെച്ചാൽ കുരിശ് ല്ലെ യൂറോപ്പിൽ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്തിനുവേണ്ടിട്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ നടന്ന യുദ്ധമാണ് ല്ലെ ഇതും എന്തിന് കാരണമായിട്ടിണ്ട് എന്ത് തകരാൻ കാരണമായിട്ടിണ്ട് feudalism തകരാൻ കരണമായിട്ടിണ്ട് okay പേര് comment എയുന്ന അല്ലുവും എന്താണ് ബണ്ണി ഇത് വേറെന്തോ ഒക്കെ chat okay okay very good very good ഒത്തിരി പേര് പറയിന്നിണ്ട് monopoly of അവിടെ ഭൂമിയിലുള്ള land owners ന് കൊറച്ച് ഭയങ്കര power ഇണ്ടായിരുന്നു രാജാക്കന്മാർക്ക് ഈ gun powder ല്ലെ വെടി മരുന്നൊക്കെ കിട്ടിയതോട് കൂടിയിട്ട് ഈ പ്രമുഖന്മാർ ഈ കാൽ അടിച്ചമർത്താൻ തുടങ്ങി രാജാവായിട്ട് കൊണ്ട് രാജാവ് വീണ്ടും ശക്തനായി മാറി so ഈ പറയുന്നതാണ് gun powder ല്ലെ വെടി മരുന്ന് കൂടുതൽ ലഭിച്ചതോട് കൂടിട്ട് ല്ലെ feudalism തകരാൻ കരണമായിട്ടിണ്ട് second revolt കർഷക കലാപങ്ങൾ എന്തിന് കാരണമായിട്ടിണ്ട് ഈ feudalism തകരാൻ കാരണമായിട്ടുണ്ട് okay moa m o a എന്നാണ് പറയുന്നത് ല്ലെ ലെന മനോജ്ഉം ല്ലെ അതുപോലെതന്നെ ഏഞ്ചലും സിനുവും റോളക്സ് ഒക്കെ ഇവിടെ എന്തെയ്നിണ്ട് കൃത്യമായിട്ട് കൊറേ point കൾ comment എയ്‌നിണ്ട് ഇത് പഠിക്കാതെ പോകരുത്

കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ട് കച്ചവട route കൾ trade route കൾ ഏതൊക്കെയാണ് ശരിക്കും നമ്മൾ പറയുന്നു ഇവിടെ ല്ലെ ഏതാണ് east ഉണ്ട് കിഴക്കു അല്ലെങ്കിൽ മധ്യ east നേയും west നെയും തമ്മിൽ ബന്ധിപ്പിക്കുന് east നേയും west നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കച്ചവട പാതകൾ ഏതെല്ലാം ഇവിടെ west എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് യൂറോപ്പാണ് ഈസ്റ്റ് എന്ന് പറയുന്നത് ഏഷ്യയാണ് ല്ലെ ഏഷ്യ ശരിക്കും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് അതായത് ഏഷ്യയിലെ ചൈനയിൽ നിന്നും യൂറോപ്പിലേക്ക് east നെയും west നെയും തമ്മിൽ connect ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട route കൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആ yes yes yes yes ഒത്തിരി പേര് പറയുന്നു രണ്ട് route കൾ രണ്ടു route കൾ ആ route കൾ പേര് ആദ്യം നമുക്ക് പറയാം silk route silk route silk route ന് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും പട്ടു പാത എന്ന് പറയും രണ്ടാമത്തെത് spiceroute ആണ് spiceroute എന്നാൽ എന്താണ് പട്ടുതുണി പാത എന്നാണ് നമ്മൾ പറയല്ലേ silk route ഉം spice route ഉം silk route ഉം spice route ഉം ഇത് അവസാന വർഷവും ചോയിച്ചതാണ് ഇത് very very important question ആണ് ഇത് പഠിക്കാതെ പോകരുത് നോക്കൂ നിങ്ങൾ ഒന്നെന്താണ് eastern ചൈന മുതൽ weastern യൂറോപ്പ് വരെ കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെയാണ് ഈ trade route ൽ ഇണ്ടായിരുന്നത് രണ്ടാമത്തെ point ഈ route കൾ നമ്മൾ silk route ഉം spice route ഉം ല്ലെ എന്താ പറഞ്ഞിട്ടുള്ളത് പട്ടു തുണി പാതയെന്നും സുഗന്ധവ്യഞ്ജന പാതയെന്നും വിളിച്ചു and silk route was a land route silk പട്ട് കൊണ്ട് പോയത് കരയിലൂടെയാ വെള്ളത്തിൽ മുങ്ങിയ കേടായി പോന്നത് കൊണ്ടായിരിക്കും ല്ലെ silk ഏത് വഴിക്കാണ് കരയിലൂടെ അത്കൊണ്ട് എന്താണ് silk route land route ൽ കര മാർഗള്ള route ആയും spice route spices എന്താണ് സുഗന്ധവ്യഞ്ജനമാണലെ okay സുഗന്ധ ല്ലെ എന്താണ് പട്ട് എന്താണ് രണ്ടാമത്തെ ഏതാണ് ഒന്ന് സുഗന്ധവ്യഞ്ജന പാത ല്ലെ ഏതൊക്കെയാണ് രണ്ട് പാതകൾ silk ഉം spice ഉം ഒന്ന് ഏതാ silk ന്ന് വെച്ച ന്താണ് പട്ടു തുനിയാണ് രണ്ട് ഏതാണ് spice പട്ടു തുണിയും രണ്ട് ഏതാടാ നമ്മുടെ സുഗന്ധവ്യഞ്ജനം ല്ലെ ഇഞ്ചി കുരുമുളക് ല്ലെ അങ്ങനത്ത സാധനങ്ങളാണ് ല്ലെ ഇത് ഏത് വഴിയാണ് ഇത് കടൽ വഴിയുമാണ് ഇത് ഒരുപാട് സ്ഥലങ്ങളെ തമ്മിൽ എന്ത് ചെയ്തിരുന്നു ന്ന പറയുന്നത് പരസ്പരം connect ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് okay ഇത് ready ആണോ ഇത് ready ആണോ ഇത് ready ആണോ okay അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ comment box ൽ നിങ്ങൾ ല്ലെ എന്തിട ഒരു variety നമ്മടെ ഈ power ൻ്റെ സാധനില്ലേ ഇതൊക്കെ അറീന്നെ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചാണ് നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടേ പോവുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ comment box ൽ ഈ ഒരു സാധനം എന്തേയ്തെ കാരണം comment box ഒന്ന് ഒന്ന് പെട്ടെന്ന് വന്നെടാ പെട്ടെന്ന് ഒന്ന് comment എയ്‌തെ കാണാൻ വേണ്ടീട്ടാ നിങ്ങളൊക്കെ powerful ആണോ നിങ്ങൾ yes yes yes ഇതൊക്കെ നിങ്ങൾ പഠിച്ചുപോയ കാര്യങ്ങളാണ് എനിക്കറിയാം നിങ്ങളൊക്കെ മിടുക്കന്മാരാണെന്നുള്ള കാര്യവും എനിക്കറിയാം and and and yes ഞാൻ number തരുമാണെങ്കിൽ എന്നെ വിളിക്കുമോ സൗകര്യില്ലടാ ഒരാവിശ്യോ ഇല്ല എന്തിനാ ഇവിടെ ഒരു കഥയിലാണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കി നിക്കിന്ന നിന്നെ എന്തിനാ വിളിക്കണേ okay ട അടുത്ത ചോദ്യം ഇതാണ് list out the important responsibilities of ഇല്ല മക്കളെ ഇതും ഒരുപാടു തവണ ചോദിച്ച് ചോദിച്ച് മടുത്തു മടുത്തു മടുത്ത ചോദ്യമാണ് two thousand twenty two ഇലും അതിന്മുൻപ് two thousand ninteen ലുമൊക്കെ ചോദ്യം ചോദിക്കാതെ കടന്നു പോയിട്ടില്ല എന്താണ് നമ്മുടെ youtube channel നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ എന്താന്ന് പറഞ്ഞിട്ടുള്ള ഒരു class ഒക്കെ അത് മാത്രം എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു short video ഒക്കെ കണ്ടിട്ടിണ്ടോ എന്ന് എനിക്കറീല നിങ്ങളൊക്കെ powerful ആണെന്ന് ഇവിടെ മനസിലാകുന്നു okay നോക്കു നിങ്ങൾ ചോദ്യം ഇതാണ് ന്ന് പറഞ്ഞാൽ ഒരേ ജോലി ചെയുന്ന ആൾക്കാരെ group കളെയാണ് ന്ന് പറയുന്നത് അത് രണ്ട് തരം കൾ ഇണ്ട് comment എയാൻ പറ്റുവോ ഏതൊക്കെയാണ് there are two types of രണ്ട് തരാം കൾ ഇണ്ട് അതെന്താന്ന് നിങ്ങൾ comment എയ ഞാൻ പറയാൻ പോകുന്നത് കളുടെ responsbility ആണ് ഉത്തരവാദിത്വം and ഒന്നാമത്തെ പണി framing labour laws തൊഴിൽ നിയമങ്ങൾ അതെ അന്നത്തെ യൂറോപ്പിലുള്ള പ്രധാനപ്പെട്ട തൊഴിലാളികൾ അനുസരിക്കണ്ട നിയമങ്ങളൊക്കെ നിയമങ്ങൾ ഒക്കെ എന്ത് ചെയ്യുന്നു തയ്യാറാക്കുന്നത് കള division of labour എന്താണ് അധ്വാനം വിഭജനം അല്ലെങ്കിൽ അധ്വാനം വിഭജിച്ച് നൽക maintaining the quality of product ഉൽപ്പന്നത്തിന്റെ നിലവാരം ഒരു സാധനം നല്ലതാണോ ചീത്തയാണോ അത് market ൽ കച്ചോടം ചെയ്യാൻ പറ്റുവോ അതൊക്കെ ഒറപ്പിക്കണതാര ആയിരുന്നു of prices സാധനങ്ങളുടെ വില തീരുമാനിച്ചിരുന്നതാരാ അതും ഈ പറയുന്ന കളാണ് determining working hours അധ്വാന സമയം നിലനിർത്ത അല്ലെങ്കിൽ നിർണയിക്ക അത് യൂറോപ്പിലെ ആൾകാർ എത്ര സമയം പണിയെടുക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് ആര് തന്നെയാണ് ഈ കളാണ് yes very good രണ്ട് തരാം കളാണ് merchant

അതുപോലെതന്നെ black smith gold smith ഇങ്ങനത്തെ കൊറേ കാര്യങ്ങൾ ഇണ്ടാവു അല്ലെ ഇപ്രാവിശ്യത്തെ ലെ ഒമ്പതാം class exam ൽ നിങ്ങൾക്ക് നല്ല mark കിട്ടുന്ന് ഉറപ്പുള്ള ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചെട എത്ര പേരിണ്ട് ഉറപ്പായിട്ടും നല്ല mark ഞങ്ങൾ powerful ആണെന്ന് ഒറപ്പുള്ള ആൾക്കാർ ഒന്ന് പറഞ്ഞെ ഒന്ന് കാണട്ടെ നിങ്ങൾ നിങ്ങൾ പഠിക്കുമെന്ന് എനിക്കുറപ്പാണ് നിങ്ങളൊക്കെ വേറെ level ആണെന്നും എനിക്കറിയാം okay

exam ന് mark ഒക്കെ കുറഞ്ഞിട്ട് ല്ലെ നമ്മൾ അവസാനം വേണ്ടാത്ത ആവശ്യമില്ലാത്ത പാട്ടും നിങ്ങള് പാടാം chance ഇണ്ടവരുതല്ലേ അവസാനം exam ന്റെ result ഒക്കെ വന്ന് paper ഒക്കെ നോക്കുമ്പോ ല്ലെ കണക്കിൽ അഞ്ചു ഓ science ലാറ് ഓ മലയാളത്തിനു english നും ഏഴര mark ആണ് എനിക്കും നാണമായി ഉറക്കെ പറയുവാൻ കൂട്ടി തരുമോ കൂട്ടിത്തരുമോ പൊന്ന് മാഷ്മാരെ കൂട്ടി തരുമോ കൂട്ടിത്തരുമോ പൊന്നു മാഷ് മാരെ എന്ന പാട്ട് പാടണ്ട അവസ്ഥ നിങ്ങൾ ഇണ്ടാക്കരുത് so അത്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ നമ്മൾ പഠിച്ച് പഠിച്ച് ല്ലെ നമ്മൾ തയ്യാറായിട്ട് വളരെ set ആയിട്ടിരിക്ക നിങ്ങൾ powerful ആയിട്ടിരിക്ക ല്ലെ

ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു നിങ്ങള school ലെ ninth ന്റെ mark പ്പിൽ നിങ്ങളെ പരിഗണിക്കും പത്താം class ൽ ചില school ലൊക്കെ എന്താണ് mark ൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തരംത്തിരിക്കും ആ സമയത്ത് നിങ്ങള ninth ൻ്റെ annual exam ൻ്റെ mark check ചെയ്യും അതുപോലെ തന്നെ ല്ലെ ഇനി ഇപ്പൊ എന്താണ് നിങ്ങൾ പത്താം class ലേക്ക് നിങ്ങള പല batch കളാക്കി പല class കൾ തരാൻ ശ്രമിക്കുന്ന സമയത്ത് ഏറ്റവും top side ലെ കുട്ടികൾക്കാണ് നല്ല class കളിൽ അല്ലെങ്കിൽ class കൂടുതൽ ലഭിക്കാ അതുകൊണ്ട് ഏറ്റവും premium batch അല്ലെങ്കിൽ ആ school ലെ ഏറ്റവും മികച്ച ഏറ്റവും നന്നായിട്ട് academic ൽ ഏറ്റവും മികച്ച batch ലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾക്ക് നല്ല mark ഉണ്ടായിരിക്കണം അതിനെല്ലാ subject ലും mark ഇണ്ടായിരിക്കണം നിങ്ങൾ അതിന് തയ്യാറായിരിക്കണം നോക്ക് നിങ്ങൾ okay ഏർ okay okay okay yes അടുത്ത നോക്കാം ല്ലെ എന്താണ് മൗലിക അവകാശങ്ങൾ ല്ലെ നിങ്ങൾകിള്ള മൗലികാവകാശങ്ങൾ പറയാൻ പറ്റുവോ ഇത് പഠിക്കാത്ത ആരെങ്കിലും ഇണ്ടോ ഇവിടെ ഇത് പഠിക്കാത്ത ആരെങ്കിലും ഇണ്ടോ fundamental rights ഒരു രാജ്യത്തെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ citizens നും പൗരന്മാർക്കും നിർബന്ധമായും ലഭിച്ചിരിക്കണ്ട rights നെ ആണ് അവകാശങ്ങളെയാണ് fundamental right മൗലിക അവകാശം എന്ന് പറയുന്നത് അത് ആറെണ്ണമാണ് ആറെണ്ണത്തിന്റെ പേര് പറയൂ ആറെണ്ണത്തിന്റെ പേര് പറയൂ ഇനി ഞാൻ നിങ്ങൾ പറയൂ നിങ്ങൾ പറയണതിന് മുമ്പ് കുറച്ച് വെള്ളം വേണല്ലോ എനിക്ക് okay ഒന്ന് അത് തുറന്ന് തരണേ എനിക്ക് ഇവിടെ നമ്മടെ studio യിൽ ഈ പറഞ്ഞ മുടിയൊക്കെ എന്നെ പറ്റിക്കാണ് ഇത് കുടിക്കുന്ന അത്കൊണ്ട് വെള്ളം കുടിച്ചാൽ ഇത് തിരിക്കാൻ പറ്റൂല വെള്ളം കുടിക്കാൻ പറ്റിക്കാണ് okay come on everybody come on everybody വേഗം പറ വേഗം പറ okay yes നോക്കൂ നിങ്ങൾ ആറെണ്ണിണ്ട് ആറെണ്ണിണ്ട് ല്ലെ okay okay yes നോക്കൂ നിങ്ങൾ right to equality ഒന്ന് സമത്വത്തിനുള്ള അവകാശമാണ് ഞാൻ നമ്മളെല്ലാവരും സമന്മാരാണ് ല്ലെ അടുത്തത് right to freedom സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണല്ലേ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഇണ്ടല്ലേ and okay പിന്നെ okay അടുത്തതെന്താണ് right against exploitation ചൂഷണത്തിനെതിരെ നമ്മൾ ആർക്കും ചൂഷണം ചെയ്യാൻ പറ്റൂല ല്ലെ എന്താണ്ട നിർബന്ധിച്ച് പണിയെടിപ്പിക്കാൻ ബാല വേല പറ്റൂല and forced labour നിർബന്ധ വേല പറ്റൂല ല്ലേ ഇതൊന്നും പറ്റൂലാന്നിള്ളതാണ് നിങ്ങള വീട്ടിൽ നിങ്ങളെ parents പണിയെടുപ്പിക്കുന്നത് child labour അല്ല ബാല വേല അല്ല okay അതിന് case കൊടുക്കാൻ പോണ്ട right to freedom of religion മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാനോക്കിള്ള അവകാശം cultural and educational rights എന്താ അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ സാംസ്കാരിക പരവും വിദ്യാഭ്യാസ പരവുമായിട്ടിള്ള അവകാശമാണ് അല്ലെ അതായത് നമുക്കെന്താണ് നമ്മുടെ minority അതായത് കുറച്ചു മാത്രം ഉള്ള ഒരു വിഭാഗം ല്ലേ മത വിഭാഗങ്ങൾ സംരക്ഷിക്കാനാണ് right to constitutional remedies അഥവാ ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം okay സുഹറയും പുഷ്കരനും okay ഒരുപാട് പേര് behind the screen ഒക്കെ എന്തെയ്ന്നിണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് comment ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം ഇത് പഠിക്കാതെ പോവരുത് two thousand twenty two രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോയ്ച്ച exam ന് ചോദിച്ചത് right to equality സമത്വത്തിനുള്ള അവകാശം ല്ലെ എന്തൊക്കെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ എന്താണ് സമത്വത്തിനുള്ള അവകാശത്തിൽ എന്തൊക്കെ എന്തൊക്കെ equality എന്തൊക്കെ സമത്വതിനാണ് നമുക്ക് importance ലഭിക്കുന്നെന്നാണ് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ exam ന് കഴിഞ്ഞ വർഷത്തെ exam ന് ചോദിച്ചത് വീണ്ടും repeat എയ്യാം അല്ലെങ്കിൽ ഈ പ്രാവശ്യം അതിൽ വേറെ ഏതെങ്കിലും ഒന്ന് ചോദിച്ചേക്കാം ensure equality before law നിയമത്തിനു മുൻപിൽ സമത്വം ല്ലെ ഇന്ത്യയിൽ തെറ്റ് ചെയ്ത അത് ആരായാലും ഒരേ പോലുള്ള ശിക്ഷയാണ് എന്തേയ അവരിക്ക് ലഭിക്കാ അവർ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനുമല്ല equality before law

religion place sex place of birth etc ജാതി മതം വർഗ്ഗം ലിംഗം അതായത് ഒരാൾ ജനിച്ച ജനന സ്ഥലത്തിൻറെ പേരിലോ അയാളെ ജാതിയുടെ പേരിലോ മതത്തിൻറെ പേരിലോ അയാളെ മാറ്റി നിർത്താനെ പാടില്ല എന്നാ പറയുന്നത് okay അടുത്തത് ensure equality opportunity in public employment പൊതു നിയമനങ്ങൾ ല്ലെ govt ജോലികൾ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഒരു പോലെ തന്നെയാണ് എന്ത് കൊടുക്കണത് ഒരേപോലെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് and abolition of title ല്ലെ സ്ഥാന പേരുകൾ നിർത്തലാക്കൽ അതിപ്പോ നമുക്ക് അത്ര important അല്ല ബ്രിട്ടീഷ്കാർ ഭരിച്ച സമയത്ത് നമുക്കൊരുപാട് പദവികൾ തന്നിരുന്നൂന്നുള്ളതാണ് ഈ point ബുദ്ധിമുട്ടാണേൽ നിങ്ങൾ പഠിക്കേണ്ടതില്ല ട്ടോ just ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെയ്യ ഇത് പഠിച്ച് വെച്ച മതി ഇഷ്ടുള്ള ഒരു നാല് point പഠിച്ച് വെച്ച മതി okay fundamental duties ചോദിക്കും ചെല സമയങ്ങളിൽ fundamental duty ന്ന് വെച്ചാൽ എന്താണ് നമുക്ക് രാജ്യം തരുന്ന rights നെ fundamental rights മൗലിക അവകാശങ്ങൾ എന്ന പറയാ അതെ സമയം നമ്മൾ തിരിച്ച് നമ്മളെ രാജ്യത്തിന് വേണ്ടി ചെയേണ്ട കാര്യങ്ങളെയാണ് fundamental duty നിങ്ങൾ ചെയ്ത fundamental duties പറയാൻ പറ്റുഓ

നമ്മളെ national flag നെ നമ്മൾ salute എയുന്നു ല്ലെ നമ്മടെ historical monuments ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നു ഇതെല്ലാം എന്തിന് example ആണ് ല്ലേ fundamental duties നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ തിരിച്ചു ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുതിർന്നവരെ ബഹുമാനിക്കുന്നതൊക്കെ എന്താണ് ഈ പറയുന്ന fundamental duties ആണ് okay ഏർ ഒരു ആൺ കുട്ടിക്ക് ല്ലെ മുടി വളർത്താൻ അവകാശമില്ലേ അതിനും ല്ലെ school ൽ ചീത്ത പറയാറുണ്ടോ മുടി വളർതീട്ട് നിങ്ങളെ ചീത്ത പറയുന്ന എത്ര പേരുണ്ട് നിങ്ങൾക്ക് ചീത്ത കേൾക്കാറുണ്ടോ school മുടി വെട്ടാൻ school കളിൽ മുടി വളർത്താൻ സമ്മതിക്കാത്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ അത് school ൻ്റെ ഒരു discipline ൻ്റെ ഭാഗമായിട്ടാണ് ലെ അതെന്താണ് school കൃത്യമായിട്ട് കുറച്ച് എന്താണ് discipline ഇണ്ടെങ്കിൽ നമ്മൾ അതെന്തെയ്യണം തീർച്ചയായിട്ടും നമ്മളാ കാര്യം അനുസരിക്കണം എന്നിള്ളതാണ് കൊറച്ചൊക്കെ കൊറച്ചൊക്കെ നമ്മൾ school ലോക്കല്ലേ പഠിക്കുന്നേ കൊറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സ്ഥലങ്ങളിൽ പോവാം ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പോ നിങ്ങള് കുട്ടികളല്ലേ നിങ്ങൾ കൃത്യമായിട്ട് ഒരു പൗരൻ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ട്ടിള്ള രീതിയിൽ നടന്നോ ല്ലെ നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മടെ എന്താണ് ആ cinema അല്ല നമ്മടെ ഞങ്ങൾ താടി വളർത്തും മീശ വളര്‍ത്തും മുട്ടറ്റം എന്താണ് ഏർ എന്താണ് അത് ഞങ്ങളെ ഇഷ്ടം ഞങ്ങൾ അതു ചെയ്യും ഇത് ഞങ്ങളെ നാട് ഞങ്ങളെ road ല്ലേ ആ പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ നമ്മടെ ഊരാളി എന്ന് പറയുന്ന band ൻ്റെ നല്ല കിടിലൻ പാട്ടാണ് okay നിങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങൾ ഉണ്ട് നിങ്ങളിപ്പോ കുട്ടികളല്ലേ നിങ്ങൾക്ക് പതിനെട്ട് വയസ് ആവുമ്പാണ് നിങ്ങൾ ഒരു citizen ആവുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല പൗരൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങള്ടെ കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങള rights ഇണ്ട് നിങ്ങൾക്ക് അവകാശങ്ങൾ ഇണ്ട് ഇപ്പം കൊറെ ആൾക്കാർ ചോദിക്കും sir എ ഞങ്ങളോട് വീട്ടിൽ അല്ലെ പെൺകുട്ടികളായ ഞങ്ങളോട് നേരത്തെ വീട്ടിലെത്താൻ പറയുന്നു ആൺകുട്ടികൾ വൈകി വന്നാലും പ്രശ്നമല്ല ല്ലെ ഏർ ആൺകുട്ടികൾക്ക് എങ്ങനെ വേണെങ്കിലും പോവാം ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഇതൊന്നും സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും നിങ്ങളിൽ പല ആൾക്കാർക്കും ഇണ്ടാവാരിണ്ടാവു ല്ലെ okay yes ഇതൊക്കെ നിങ്ങൾക്ക് ഇണ്ടാവാറുണ്ടോ എടോ നമുക്കൊരു നൂറ് ആൾക്കാരെ കൂടെ കിട്ടിയാൽ three k അങ്ങട്ട് അടിക്ക സാധിക്കോ നിങ്ങക്ക് കുട്ടമ്പൂർ high school ആണ് ആയിക്കോട്ടെ വളരെ നല്ലതാണ് നിങ്ങൾ ഏത് school ൽ പഠിച്ചോളു നിങ്ങളെ school ൽ പഠിച്ച നിങ്ങൾ നന്നായി പഠിച്ച മതി school ഏതായാലെന്താ ല്ലെ നമ്മൾ പറഞ്ഞപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ന്ന് പറഞ്ഞപോലെ school ഏതായാലും നിങ്ങൾ കുട്ടികൾ നല്ല മിടുക്കന്മാരായ മതി

ready യാണോ ready യാണോ ready യാണോ നോക്കൂ നിങ്ങൾ and നോക്കൂ നിങ്ങൾ ഞങ്ങൾ school ൽ കണ്ണ് എഴുതാൻ പാടില്ല കുപ്പി വള ഇടാൻ പാടില്ല ആഹ് ശരി school ലെ കുറ്റങ്ങൾ ഒന്നു നിങ്ങൾ പറയണ്ട school ഒക്കെ കൃത്യമായിട്ട് മുന്നോട്ട് പോവാൻ അവിടെ കൊറച്ച് disciplines ഒക്കെ disciplinary actions ഒക്കെ ഇണ്ടാവണം പിന്നെ എന്താ പറയാ അതിന്റെ ആ ഒരു പേരിൽ അല്ലാതെ നിങ്ങൾ നല്ല മക്കളാണ് നിങ്ങളെ എല്ലാ കാര്യം കൃത്യമായി അനുസരിക്കു എങ്കിൽ നിങ്ങളെ teachers ഒന്നു നിങ്ങളോട് പറയില്ല നിങ്ങൾ എന്തെങ്കിലോ കുരുത്തക്കേട് കാണിക്കുന്നൊണ്ടല്ലേ നിങ്ങളെ teachers ഇങ്ങനത്തെ ല്ലെ അടി കിട്ടാറുണ്ടോ നിങ്ങക്ക് okay ജസീന സി വി ആ ആണെങ്കിൽ പിന്നെ yes

അത് പറയാതെ ഒരു class കളോ അല്ലെങ്കിൽ ഒരു exam ഉം കടന്നു പോയിട്ടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതന്നിട്ടിണ്ട് എന്ന് കേൾക്കുമ്പോ ല്ലെ അത് മാൻ അല്ല കുതിരയാണ് മാൻ സബ് അല്ലെ മാൻ മാൻ മാൻ എന്ന് കേട്ടാൽ കേൾക്കണം അല്ലെങ്കിൽ ഓർക്കണം നിങ്ങള മനസ്സിൽ കുതിര മാൻ അല്ല കുതിരയാണ് okay അതായത് നമുക്കറിയാം അക്ബർ രാജാവ് ല്ലെ തൻറെ പട്ടാളക്കാർക്ക് കൊടുത്ത rank ആൺ മാൻ സബ് ആ rank എന്ത് അടിസ്ഥാനത്തില കൊടുത്തത് കുതിരകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാ അപ്പൊ മാൻ സബ് മാൻ അല്ല കുതിരയാണെന്ന് ഓർത്തു വെക്കണം രണ്ട് system ആണ് ല്ലെ salary ക്ക് പകരം അല്ലെങ്കിൽ എന്താണ് ശമ്പളത്തിന് പകരം എന്താണ് എന്തു ചെയ്തതാണ് ഭൂമി വിട്ടുകൊടുത്ത ല്ലെ അല്ലെങ്കിൽ ഭൂമി വിട്ടുകൊടുത്തിട്ട് അവിടെന്ന് tax പിരിച്ചോളാൻ പറഞ്ഞ system ആണ് system ഈ ചോദ്യം എത്ര പേര് പഠിച്ചിട്ടുണ്ട് the term yes yes ഏർ okay എറണാകുളത്ത് വരുമോ എറണാകുളത്ത് വരാമോ ഓ തീർച്ചയായിട്ടും വരാം okay and ഒരാളിവിടെ ഫാത്തിമ റജീന നന്മണ്ട ഞാൻ പഠിച്ച school ആണ് ട്ടോ വളരെ സന്തോഷം അങ്ങനെ ഒരാൾ ഇവിടെ ഇണ്ട് ന്ന് മനസിലാക്കിയതിൽ okay ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം ഞാൻ ചിലവഴിച്ചത് എന്റെ high school കാലഘട്ടങ്ങളിലായിരുന്നു അപ്പൊ ആ school ൻ്റെ പേര് ഇവിടെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം okay yes തിരിച്ചുവരൂ തിരിച്ചു വരൂ തിരിച്ചുവരൂ okay നോക്ക് നിങ്ങൾ മുഗൾ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാര് നടപ്പിലാക്കിയ രണ്ട് കാര്യങ്ങളാണ് and okay and ഈ രണ്ടു കാര്യവും നിങ്ങൾ ഓർത്തു വെക്കണം കണ്ടോ എന്ന് കേട്ടാൽ ഓർത്തു വെക്കണം എന്ന് കേട്ടാൽ അത് മാനല്ല കുതിര എൻറെ പേര് മുഹമ്മദ് അൻസീർ ഒരു argentinian professional football കളിക്കുന്ന ലിയോ മെസ്സിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലിയോ എന്ന് വിളിക്കപ്പെടുന്ന ലിയോണൽ ആൻഡ്രോസ് മെസ്സി